സുഖംതന്നെയാണ് അത് ഓടിക്കാൻ bike scooter യുടെ പോലെയല്ല scooter ദൂരെ യാത്രക്കൊക്കെ എന്തായാലും bike ന്നെയാണ് നല്ലത് scooter നേക്കാ അപേക്ഷിച്ച് bike തന്നെയാണ് ദൂരെ യാത്രയ്ക്ക് കൂടുതൽ നല്ലത് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതെ അതെ ദൂരെയാത്രക്ക് ഏറ്റവും നല്ലത് bike തന്നെയാണ് കാരണം ഏർ കൂടുതൽ safety bike ലാണ് ഏർ scooter കാട്ടിലും ഏറ്റവും കൂടുതൽ safety bike നാ കാരണം bike ന് ABS മറ്റേ disc disc scooter ക്കും ഉണ്ട് ABSscooty ക്കുണ്ടോ എന്ന് എനിക്കറിയില്ല ഏർ disc scooter ക്ക് ഉണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മള് ഒരു പെട്ടെന്ന് brake apply ചെയ്തു എന്ന് വിചാരിക്കുക പെട്ടന്നെന്തെങ്കിലും ഒരു പ്രശ്നം കാരണം brake apply ചെയ്തു കഴിഞ്ഞാൽ bike നാണെങ്കിൽ ABS ഉണ്ട് പിന്നെ നമ്മളെ പെട്ടെന്ന് ആ ഒരു ABS പിടിക്കണ brake പിടിക്കുന്ന ആ time ൽതന്നെ നമ്മളീ gear കൂടി down ചെയ്തു കഴിഞ്ഞാല് വണ്ടി പെട്ടെന്ന് നിൽക്കാൻ chance ണ്ട് അപ്പോ ഈ scooter അങ്ങനെ ഒരു സംഭവം ഇല്ല scooter പെട്ടെന്ന് പിടിച്ചാ കിട്ടില്ല പിടിച്ചാ കിട്ടിയില്ല നമ്മൾ എന്തായാലും ഷു sure ആയിട്ട് scooter ൽ വീഴും ഞാൻ രണ്ടുമൂന്നു വട്ടം അങ്ങനെ വീണിട്ടുണ്ട് എൻ്റെ ഒരു ഏർ എൻ്റെ ഒരു level ന്ന് പറഞ്ഞു കഴിഞ്ഞ ഞാന് അത്യാവശ്യം കത്തിച്ചു പോകാവുന്ന ഒരാളാണ് ന്ന് നിനക്കറിയാല്ലോ അതേ അതെ എനിക്കറിയാം നീ കത്തിച്ചു പോകുന്ന ആളാണെന്ന്

പക്ഷേ scooter എന്ന് പറയുമ്പോ അത് കൂടുതൽ അപകടണ്ടന്നു ചിലര് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് bike ൻ്റെ പോലെ bike ൽ അപകടണ്ട് എങ്കിലും scooter ചിലർക്ക് bike ഓടിച്ചവർക്ക് ചില ആളുകൾക്കും scooter അത്രയ്ക്ക് perfect ആവുന്നില്ല അതെ അതെ അതെ അത് ഞാനും കേട്ടിട്ടുണ്ട് ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കണം ചോദിക്കാൻ വിട്ടുപോയി ഈ access ൻ്റെ meter meter ഒക്കെ എങ്ങനെയുണ്ട് സംഭവം access നു access വണ്ടി എങ്ങനെയുണ്ട് perfomance മാത്രമല്ല performance മാത്രം നോക്കാണ്ട് വണ്ടി മൊത്തത്തിൽ mileage ഉം എല്ലാം എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു എനിക്കൊരു ഒരു ചെറിയൊരു review പറഞ്ഞേരുഓ access ൻ്റെ access വണ്ടി എന്നു പറയുമ്പോൾ performance മാത്രമല്ല ഏർ വണ്ടി ഓടിക്കാൻ നല്ല smooth ഉണ്ട് പക്ഷേ അതിൻ്റെ meter നെ എല്ലാവരും പറഞ്ഞതായിട്ടും reviews യൂട്യൂബ് videos അതുപോലെ reviews ൽ കണ്ടിട്ടുണ്ട് meter ന് ചെറിയൊരു ഏർ accuracy കിട്ടുന്നില്ല അത് ചരിച്ചുവച്ചാലൊക്കെ accuracy കിട്ടുന്നില്ല steady യിൽ വെക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് എനിക്കും feel ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ ഇപ്പൊ ഈ petrol ൻ്റെ case ൽ petrol meter ആണെങ്കിൽ പോലും അത് അങ്ങനെ ഒരു situation ഞാൻ face ചെയ്തിട്ടുണ്ട് അപ്പോ വേറെ വിധത്തിലുള്ള കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്നും അതിൽ ഉണ്ടെന്നെനിക്ക് തോന്നുന്നില്ല പിന്നെ ഏർ petrol നു കുറച്ചു മതി കുറച്ച് കുടിക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ നേരത്തെ അതുപോലെ കുറച്ചു മതി പിന്നെ വണ്ടിക്ക് ഏകദേശം rate ഉണ്ട് ഇപ്പൊ പണ്ടത്തെ അപേക്ഷിച്ച് നല്ല rate ഉണ്ട് അത് brand value brand ന് നല്ല mark value ഉണ്ട് തന്നെ ഇപ്പോൾ കുറച്ചു വണ്ടിക്കും അതുപോലെതന്നെ നല്ല rate ണ്ട് അതെ അതെല്ലേ ഇപ്പോ നിലവിൽ എത്ര rate ആണ് വരുന്നത് access നു ൻ്റെ നിൻ്റെ ഒരു ഇതിൽ നിഗമനത്തില് എത്ര rate ണ്ട് ഇപ്പൊ access നു നിലവിൽ one lakh above ഉണ്ട് ഏർ one lakh ten thousand എത്രയോ ഉണ്ട് ഒരു ലക്ഷത്തി പതിനൊന്നായിരം അങ്ങനെ എന്തോ rate ഉണ്ട് ഞാന് ഇതിൻ്റെ

അതിനേക്കാൾ വില കുർ കൂടുതലുണ്ട് ഏർ main model ന് അതായത് bluetooth connectivity ഒക്കെയുള്ള model ലാണ് പുതിയത് എൻ്റെത് സാധാ meter ആണ് അത് digital meter ആണ് പ്പോ പുതിയെ വണ്ടികളൊക്കെ വരുന്നത് പുതിയ വണ്ടികളല്ല അത് കൈ കഴിഞ്ഞ കൊല്ലം മുതലെ ഉള്ള ഏർ സംഭാവന തന്നെയാണ് പക്ഷെ ഏർ ഞാൻ വാങ്ങിച്ചത് ഇതാണ് standard edition ആണ് വാങ്ങിച്ചത് okay okay standard edition ആണല്ലേ അപ്പൊ one lakh ten thousand already നിൻ്റെ വണ്ടിക്ക്ണ്ടങ്കില് വല്യ വ്യത്യാസങ്ങളൊന്നും നമ്മടെ വണ്ടി തമ്മിലില്ല കാരണം എൻ്റെ bike നു already ഏർ one lakh fifty-five thousand ണ്ട് already എൻ്റെ ശരിക്കും എൻ്റെ ടി വി എസ്ൻ്റെ apache rtr നു ഏർ original bike അതായത് ഏർ സാദാ model പ്പൊ നീ പറഞ്ഞപോലെ സാദാ model ആണെങ്കില് എൻ്റെ വണ്ടിക്ക് only one lakh seventy five thousand അന്ന് ഉണ്ടായിരുന്നുള്ളു ഇപ്പൊ അതിൻ്റെ rate കൂടിയെങ്കിലും അന്നത്രെ ഉണ്ടായിരുന്നുള്ളു പിന്നെ എൻ്റെ special edition ആയിരുന്നു forty four hundred million വണ്ടികള് ടി വി എസ്ൻ്റെ വിറ്റു പോയപ്പോ അവള അവരെറക്കിയൊരു ഏർ market ൽ ഇറക്കിയ ഒരു special edition ആണ് എൻ്റെ വണ്ടി എൻ്റെ ഒരു limited edition ആണെൻ്റെ വണ്ടി അപ്പൊ പിന്നെ അതോണ്ടാണ് എൻ്റെ വണ്ടിക്ക് matte color കൊറേ എൻ്റെ വണ്ടിക്കൊരുപാട് features ഉണ്ട് features ണ്ട് അതുകൊണ്ട് അപ്പൊ അത്കൊണ്ടാണ് എനിക്ക് one lakh fifty-five thousand ആണ് വന്നേ എങ്കിലും എനിക്കതിനനുസരിച്ച്ള്ള performance ഉം ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ആ വണ്ടിയില് കിട്ടുന്നുണ്ട് mileage അടക്കം mileage അടക്കം എനിക്കാവണ്ടിയില് കിട്ടുന്നുണ്ട് പിന്നെ എൻ്റെ personally എനിക്ക് ചെറിയൊരു ഇഷ്ടള്ളൊരു വണ്ടിയാണ് എനിക്ക് indian വണ്ടി എന്ന രീതിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടഉള്ള കൂടുതല് ടി വി എസ്നോട് ഉണ്ടേ അതെ അതെ എനിക്കും അതുപോലെതന്നെയാണ് indian വണ്ടികളോട് കൂടുതൽ നല്ലൊരു ഇഷ്ടമുള്ള വ്യക്തി കൂടിയാണ് പിന്നെ ഞാൻ പറ നേരത്തെ പറഞ്ഞതില് തിരുത്തുണ്ട് എൻ്റെ വണ്ടി ഏർ standard edition അല്ല special edition ആണ്

bluetooth connectiivity അതുപോലത്തെ കാര്യങ്ങളില്ലെങ്കിലും ഏർ standard edition അപേക്ഷിച്ച് ഇത് കുറച്ച് കൂടി ഏർ specification വെരുന്നുണ്ട് features വരുന്നുണ്ട്

bluetooth ണ്ട് ഏർ വണ്ടീല് അതിൻ്റെതായിട്ടുള്ള modes ണ്ട് sport mode urban mode rain mode എന്ന് പറഞ്ഞിട്ട് അതായത് അതും മൂന്നും മൂന്ന് modes ആണ് അത് നമുക്കാവശ്യള്ളപ്പോ ഉപയോഗിക്കാ ആവശ്യള്ളപ്പോ ഇപ്പൊ മഴ പെയ്യാണെങ്കില് മക്കാ rain mode ഇട്ടു കഴിഞ്ഞാ അയിൻ്റെ ക്ക് കൂടുതലൊരു ഏർ ഇത്ണ്ട് breaking നു power കൂടും rain ആണെങ്കില് ഏർ പ്പൊ urban mode ആണെങ്കി പ്പോ നിൻ്റെ വണ്ടിക്ക് പറയണ പോലെ കുറച്ചേ കുടിക്കുള്ളു എന്ന് പറഞ്ഞ പോലെ എൻ്റെ വണ്ടി കുറച്ചേ കുടിക്കുള്ളു urban mode ആണെങ്കിൽ കാരണം city drive ന്

അത് എല്ലാ വണ്ടികൾക്കും ഉണ്ടാവണതന്നെയാ negetives ഉം negatives ഉം positives ഉം അത് എൻ്റെ വണ്ടിക്കു ഉണ്ട് എൻ്റെ വണ്ടില് എന്ന് പറയുമ്പോ പ്പോ main ആയിട്ട് ഇത് തന്നെയാണ petrol ൻ്റെ case കുറച്ചേ കുടിക്കു എന്ന് പോലെ കുറച്ചേ കുടിക്കു അത്കൊണ്ടാണ് കൂടുതൽ ഞാൻ ഇത് വാങ്ങാൻ തന്നെ കാരണം bluetooth edition ന് കുറച്ച് rate അയ്യായിരം എത്രയാ four thousand എത്രയോ കൂടുന്നുണ്ട് അതാണ് ഞാൻ അന്ന് അത്

ആ okay okay ആഹ് okay ഞാൻ ഈ apache ഇഷ് കാൻ കാരണം പറഞ്ഞു കയിഞ്ഞ എൻ്റെൽ എൻ്റെ list ൽ നിൻ്റെ ഈ വണ്ടി ഉണ്ടാരുന്നു access ഉണ്ടാർന്നു പക്ഷെ ൻ്റെ ആഹ് എൻ്റെ ഒരു personally എൻ്റെ വീട്ടുകാരും എൻ്റെ അമ്മയും എല്ലാം എൻ്റെ അമ്മക്ക് support ചെയ്തത് ഇങ്ങനെ scooter models ആണ് പക്ഷെ എനിക്ക് scooter യോട് താല്പര്യല്ല ഞാന് bike ആണ് prefer ചെയ്യന്നെ പറഞ്ഞു അപ്പം എൻ്റെൽ ഒരു list ഉണ്ടാരുന്നു bike ഉള്ളെ ഞാനെടുക്കണംന്നാഗ്രഹിച്ച ആഹ് bike ഉള്ളത് അഞ്ച അഞ്ചു bike നാലു bike കളുടെ list ഉണ്ടാരുന്നു അതില് first എൻ്റെ പൈസക്ക് എല്ലാം കൊണ്ടും എൻ്റെ family ക്കും എൻ്റെ കയ്യിലുള്ള finance expense budget ഉം എല്ലാത്തിനും ചേർന്നൊരു വണ്ടി

ഇങ്ങനൊരുപാട് negatives ഉണ്ട് company ക്ക് service പ്രശ്നണ് അങ്ങനൊരുപാട് പ്രശ്നങ്ങൾ എന്നോട് പറഞ്ഞാർന്നു പക്ഷെ നമ്മൾക്ക് നമ്മുടൊരു സന്തോഷത്തിനു നമ്മളെടുക്കുന്ന വണ്ടിക്ക് ഇപ്പൊ negative പറഞ്ഞാലും നമ്മളാ വണ്ടി തന്നെ എടുക്കുള്ളു കാരണം നമ്മടെ ഒരു സന്തോഷം നമ്മളുദ്ദേശിക്കുന്നത് അതെ അതെ നമ്മളെല്ലാരും പറയുന്ന കേകണ്ട ആവശ്യൊന്നും ഇല്ല നമുക്ക് ഏർ perfect ആണ് ന്നു തോന്നണം നമ്മക്കുള്ളിൽ ഇഷ്ടം തോന്നുന്ന കാര്യം ചെയ്യന്ന് അത്രേ ടെന്നെ ഉള്ളു അതെല്ലാ എല്ലാ വണ്ടിക്കും ഉണ്ടാകും negetives ഉം പോസി positives ഉം ഒക്കെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യൊന്നും ഇല്ല അതിപ്പോ എൻ്റെ വണ്ടിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് reviews ഉം കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്കത് കൂടുതലിൽ നന്നായിട്ട് തോന്നി പിന്നെ കൊറേ പേര് പറഞ്ഞു ഇത് നല്ലതാണ് ഈ വണ്ടി കൊഴപ്പുല്ല ഞാൻ വാങ്ങിച്ചിട്ടും വല്യ പ്രശ്നോന്നും ഇല്ല ന്നുള്ള രീതിയില് ഞൻ പിന്നെ അതുപോലെതന്നെ നിൻ്റെ case പോലെത്തന്നെയാണ് EMI ഒക്കെ എടുത്ത് അങ്ങനെ എടുത്ത് തന്നയാണ് അപ്പൊ full cash കൊടുത്ത deliver ചെയ്ത വണ്ടിയൊന്നും അല്ല okay okay നിൻ്റെ വണ്ടിക്ക് നിൻ്റെ വണ്ടിക്ക് ഞാനൊരു കാര്യം ചോയ്ക്കോട്ടെ നിൻ്റെ വണ്ടി ഇങ്ങനെ ഒരു sixty to seventy ല് പോകുമ്പോ ഏർ ഞാൻ എൻ്റെ ഒരു ride വച്ച് പറഞ്ഞതാണ് sixty to seventy ല് നിൻ്റെ വണ്ടി പോകുമ്പോ നിൻ്റെ വണ്ടിക്ക് ഒരു പാളിച്ചയുണ്ടോ അതായത്

ഞാൻ ഏർ പറയാണെങ്കിൽ അത് ഞാൻ അധികം speed ൽ അങ്ട് കൂടെ പോകാറില്ല ഞാൻ ആദ്യോക്കെ പോയി പക്ഷെ എനിക്കത് ആകെ ഞൻ ഓടിച്ചിനത് maestro ന്നു പറഞ്ഞ വണ്ടിയാണ് സുസു ഏർ hero maestro

ഞാനധികം scooter ആണ് ഓടിച്ചിട്ടുള്ളത് bike അങ്ങനെ കൊടുത്തലായിട്ട് ഓടിച്ചിട്ടില്ല എനിക്ക് scooter കളാണ് കൂടുതൽ ഞാൻ ഓടിച്ചിട്ടുള്ളത് അപ്പോ അത് speed നല്ല speed ൽ പോവ്വാണെങ്കിൽ പാളാൻ സാധ്യതയുണ്ട് പിന്നെ ഈ സു ഈ access ൻ്റെ case ലാണെങ്കില് അത് കൂടുതലങ്ങനെ കനല്ലാത്ത വണ്ടി പോലെ എനിക്ക് feel ചെയ്തിട്ടുണ്ട് അപ്പൊ അത് പാളാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എനിക്കങ്ങനെ ചെറുതായി തോന്നിട്ടുണ്ട് ഞാന് maestro ഓടിക്കുന്ന time ല് വേറൊരു ഏർ സുസുക്കി വണ്ടി ഓടിച്ചു എനിക്കങ്ങനെ feel ചെയ്തിട്ടുണ്ട് അപ്പൊ ഇപ്പോഴും ഞാനത് പറയുന്നു ഏർ പാളാൻ സാധ്യതയുണ്ട്

hero pleasure ആണ് ആഹ് നീ കേട്ടിട്ടുണ്ടോന്നറീല hero pleasure ആണ് പണ്ടത്തെ വണ്ടി അപ്പൊ അതൊന്നു മാറ്റണം അതൊന്ന് upgrade ചെയ്യണം ന്ന് ഞങ്ങളിങ്ങനെ ആലോയിക്കുന്നുണ്ടായിരുന്നു പിന്നെ ൻ്റെ വണ്ടിടെ EMI കയിഞ്ഞ് കഴിഞ്ഞ നമ്മക്ക്

അപ്പൊ ഞാൻ endork endork നും negetives ഒന്നും ഇല്ല only positives മാത്രാണ് ഞാൻ കേട്ടിരിക്കുന്നത് negetives ഉണ്ടാവും negetives ഏറ്റവും കൂടുതൽ TVS നു വരണത് ഈ service center മാറ്റാണ് അല്ലാണ്ടൊരു negative ഞാനീ വണ്ടിടെ case ല് ഒന്നും ഞാനങ്ങനെ കേട്ടിട്ടില്ല ഒന്ന് രണ്ടെണ്ണം ണ്ടെങ്കിലും ഞാനങ്ങനെ fully negetives ഞാൻ കേട്ടിട്ടില്ല ആകെ കേട്ടിരിക്ക്ണത് TVS ൻ്റെ service എല്ലേ ഉള്ളൊരു മോശം ആഹ് report മാത്രാണ് ഞാനെൻ്റെ ഒര് ഇതില് കേട്ടിട്ടുള്ളു ടി വി എസ് നു അപ്പൊ ഞാനെൻ്റെ അമ്മയോട് TVS സ്ൻ്റെ endork ഏർ ഒരു നല്ലൊരു ഏർ selection ആണെന്ന് ഞാൻ list ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാ ഞാൻ നിന്നോട് access നെക്കുറിച്ച് ചോയ്ക്കാൻ കാരണം

പിന്നെന്താച്ചാല് ഏർ ൻ്റെ അമ്മയൊക്കെ ആയതുകൊണ്ട് നീ ആണെങ്കില് കുറച്ച് speed ൽ പോകും ന്നു വിചാരിക്കാ അമ്മയൊക്കെആയതുകൊണ്ട് കൂടുതലങ്ങനെ speed പോകാൻ സാധ്യതയില്ലന്നു ഞാൻ കരുതുന്നു അപ്പൊ ഏർ സുസുക്കി കൊണ്ട് വെല്ല പ്രശ്നണ്ടാവില്ല പിന്നെ ഇപ്പൊ ഈ എന്താ petrol നൊക്കെ കൂടുതൽ വില കൂടിയ സാഹചര്യത്തില് അത്രയും mileage ഉള്ള വണ്ടി വാങ്ങുക ആയിരിക്കും നല്ലത് എന്നെനിക് തോന്നുന്നു endork നല്ല ഒരു power ഉള്ള വണ്ടിയാണ് കേട്ടിട്ടുണ്ട് അപ്പൊ നീ എന്താ സുസുക്കി access ഓ ഏതായാലും അന്ന് review ആരോടെങ്കിലും ഒക്കെ ചോദിച്ചിട്ട് എന്നെ എടുക്കായിരിക്കും നല്ലത് അപ്പൊ speed ഏർ ങ്ങനെയുണ്ടാകുമ്പോ എങ്ങനെ കൂടുതൽ speed പോകാൻ സാധ്യതയില്ല അപ്പൊ power അത്ര ആവശ്യമില്ലെങ്കിലും mileage ആവശ്യമുണ്ട് അപ്പൊ mileage ഉള്ള വണ്ടി എടുക്കായിരിക്കും നല്ലത് endork ഏർ negatives അങ്ങനെ ഞാൻ കൂടുതലങ്ങനെ കേട്ടിട്ടൊന്നുല്ല ക്ഷേ നല്ല power ഉള്ള വണ്ടിയാണ് ന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ അതൊന്ന് നീ ആലോചിച്ചിട്ട് ചെയ്താ മതി

നമ്മടെ വണ്ടിന്നു പറയുമ്പോ എനിക്കും ഇടക്ക് ഉപയോഗിക്കലോ പ്പോ എൻ്റെ വണ്ടിക്കെന്തെലും പ്രശ്നമാകുമ്പോ എനിക്കു ഉപയോഗിക്കാം പിന്നെ നിനക്ക് ഞാൻ പറയാണെങ്കില് നിൻ്റെ വണ്ടിക്ക് ശരിക്കും നോക്കിട്ടുന്നൊരു ഏർ ഒരു വണ്ടി എടുക്കാ അല്ലെ ന്തായാലും ഇത്ര rate കൊട്

ഏതായാലും place ക്ക് ഇപ്പൊ എനിക്ക് exams വന്ന് കഴിഞ്ഞ വേറെ school ക്കൊക്കെ നമുക്കറിയാത്ത ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് പോണെങ്കില് എനിക്ക് എപ്പോളും phone എടുത്ത് നോക്കാനും പറ്റില്ല അതാവുമ്പോ risk ആണ് phone എടുത്ത് നോക്കണ്ട risk ആണ് വണ്ടിയില് ഇല്ലെങ്കി പിന്നെ വണ്ടില് ഈ phone വെക്കാനുള്ള ഒരു ഇത് വെക്കണം പക്ഷേ അത് വെച്ച് കഴിഞ്ഞാ അത് ഒരു ഇത് ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഞാനെന്ത് ചെയ്തു Bluetooth ള്ളതെന്നെ എടുക്കാം Bluetooth ല് നമുക്കീ Phone connect ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയുടെ ആ ഒരു ഏർ Meter zone ൽ നമുക്ക് ഏർ ഈ Bluetooth ൽ എല്ലാ സംഭവവു left and right എല്ലാ details വരും അതുകൂടാതെ തന്നെ എൻ്റെ വണ്ടിയില് മറ്റേ ഇപ്പൊ നീ വിളിക്കുമ്പോൾ എൻ്റെ വണ്ടിയിൽ Phone Phone ൻ്റെ ഒരു ഇത് വരും അത് കഴിഞ്ഞ നമ്മക്ക് whatsapp Message ൻ്റെ Notification വരും ഇപ്പോൾ നമ്മുടെ Phone ലെ charge ൻ്റെ Notification വരും അങ്ങനെ പല നമ്മുടെ Text message Urgent Text message ഇപ്പോ office ന്നാണെങ്കിലും വീട്ടിന്നാണെങ്കിലും എന്തിനും Urgent ആയിട്ടുള്ള Text message നമ്മുടെ friends ന്ന് ആരെങ്കിലും വരുവാണെങ്കിൽ നമുക് പെട്ടെന്ന് Phone കാണില്ല നമ്മള് ഏർ silent ആണെങ്കി നമുക്ക് കിട്ടൂല അപ്പൊ അയിനൊക്കെ best ഏർ ഈ ഏർ bluetooth ആണ് കാരണം എനിക്കൊരുപാട് ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ Bluetooth ഇങ്ങനെ Text message നമുക്ക് front ൽ കാണാമല്ലോ ഏർ എന്തോ വന്നിട്ടുണ്ട് ഇല്ലെങ്ങി അമ്മ വിളിക്കുന്നുണ്ട് അമ്മ എന്തോ എന്തോ പറയാനാണ് എന്തോ ഒരു പ്രശ്നം ഉണ്ട് അതിന് വിളിച്ചോ വിളിക്കുന്നുണ്ട് അപ്പൊ പിന്നെ നമുക്ക് മനസ്സിലാവുല്ലോ Bluetooth അതുപോലെതന്നെ നമുക്ക് Date time പിന്നെ Petrol എത്രയുണ്ട് അതൊക്കെ നമ്മുടെ ഈ ഏർ ഒരു ഏർ Bluetooth ഉണ്ടെങ്കില് Petrol പിന്നെ എല്ലാ വണ്ടിയിലും സാധാരണ പോലെയുണ്ട് പക്ഷ ആഹ് അത് okay ഈ time date എല്ലാം നമുക്ക് ഈ വണ്ടിയുടെ അങ്ങനെ കാണാല്ലോ പിന്നെ ഈ ഇതാണ് എന്താ പറയാ ഏർ Analog അല്ല ഏർ ഇതാ digital ആണ് അപ്പൊ digital ആവുമ്പോ തന്നെ അതിനനുസരിച്ച് ഗുണങ്ങള് ഉണ്ട് പിന്നെ നമ്മുടെ എന്താ പറയാ ഏർ ഈ ഏർ മറ്റേ stand ൻ്റെ notification ഉണ്ട് അങ്ങനെ പലതരം സംഭവങ്ങളും Bluetooth ൽ ഉണ്ട് പക്ഷേ നിനക്ക് ഒന്നുകൂടെ safety എന്തായാലും ഇതൊരു budget നീ എന്തായാലും വണ്ടി fresh ആയിട്ട് തന്നെ വാങ്ങണം EMI കൊടുത്തിട്ട് അപ്പൊ പിന്നെ നിനക്കെന്തായാലും Bluetooth ൻ്റെ Option എടുക്കായിരുന്നു എൻ്റെ ഒരു അഭിപ്രായത്തില് ഞാൻ അതാ പറഞ്ഞത് ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ ഈ വണ്ടിക്ക് Actually എത്ര Weight വരുന്നത് എനിക്കൊന്നു അറിയാൻ വേണ്ടിട്ട് ആയിരുന്നു നൂറ്റി ചില്ല നൂറ്റി ചില്ലുവാനം ന്നു പറഞ്ഞാ means അത് book ൽ അതിൻ്റെ manual ൽ ഒന്ന് നോക്കിറ്റില്ല അപ്പൊ എനിക്ക് കൂടുതലങ്ങനെ അയിൻ്റെ weight എത്രയാ ന്നെനിക്കറിയില്ല പിന്നെ അത്പോലെ ഞാൻ പോയി കാര്യം പറയാൻ നിൻ്റെ sound എടക്ക് കേൾക്കാതെ ചെറിയ sound ൽ ആയിറ്റ് വരുന്ന അപ്പൊ കൂടുതലൊന്ന് sound ൽ സംസാരിക്കാൻ ശ്രദ്ധിക്ക് അപ്പൊ ഏർ മറ്റേ അത് നീ നോക്കീറ്റ്

feature ഉള്ള model ആണ് വാങ്ങുവാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ അത് സുസുക്കിയുടെ dealer അല്ലാത്തത് കൊണ്ടും വേറെ പല vehicles ഉം deal ചെയ്യുന്നൊരാളായത് കൊണ്ട് തന്നെ അയാൾക്ക് കൂടുതലായിട്ട് അയിനെക്കുറിച്ചറിയില്ലാ പ്പോ ഞങ്ങള് അടുത്തുള്ള അയാള് പരിചയമുള്ള ആളായതുകൊണ്ട് തന്നെ അയാളടുത്താണ് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനല്ല എൻ്റെ ഉപ്പയാണ് പറഞ്ഞത് അപ്പൊ അവര് ഇത് വണ്ടി ഓ book ചെയ്തു ഇതാണ് ഈ model ആണ് book ചെയ്തത് ഞങ്ങളങ്ങനെ പുതിയ model നോട് പറഞ്ഞിട്ട് കാര്യല്ല അത് bluetooth edition അങ്ങനെപറഞ്ഞിട്ടും ഇല്ല പുതിയ model പറഞ്ഞാൽ അതാണ് തരുക എന്നുള്ള വിശ്വാസത്തിലാണ് അത് പറഞ്ഞത് പക്ഷെ അവര് ഈ model ആണ് deliver ചെത്ത് തന്നത് പിന്നെ മാറ്റാൻ ഒരു സാധ്യത സാഹചര്യം ഇല്ലല്ലോ അപ്പൊ ഇത് വാങ്ങിക്കേണ്ടി വന്നു അത്രേ അതാണ് സത്യാവസ്ഥ

sound sound കേൾക്കുന്നില്ല ട്ടോ

okay okay അപ്പൊ നിങ്ങടെ രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ടല്ലോ അപ്പൊ പിന്നെ നമുക്കൊന്നും പറയാനില്ല അപ്പൊ പിന്നെ എൻ്റെ ഒരു പിന്നെ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് നിൻ്റെ വണ്ടിടെ service ആണ് ഏർ service എങ്ങനയുണ്ട് service എങ്ങനുണ്ട് ഈ access നു പൊതുവെ

one മ one year ആയിട്ടൊരു two three months അത്രേ ആയിട്ടുള്ളു അപ്പൊ പിന്നെ എൻ്റെ വണ്ടിക്ക് full ഏർ service ഉം കഴിഞ്ഞു full service ഉം കഴിഞ്ഞാലും എൻ്റെ വണ്ടിക്ക് ഏർ ഏർ ഒരു ഏർ full കൊറേ പ്രശ്നങ്ങളിപ്പോളും ഉണ്ട് കാരണം correct ആയിട്ടുള്ള service കിട്ടാതകൊണ്ട് ഇപ്പോളും എൻ്റെ വണ്ടിക്ക് പ്രശ്നങ്ങളുണ്ട് അതിപ്പോ ഈ service center ഭയങ്കര മോശാണ് എനിക്ക് മാത്രല്ല എൻ്റെ പോലെ rtr എടുത്തവരെല്ലാരും ഈ ഇത് പറയുന്നുണ്ട് വണ്ടി ഏർ service ഭയങ്കര മോശാണ് നമുക്ക് വേറെയൊക്കെ എവിടെയാ കാണിക്കാൻ പറ്റുക അങ്ങനിങ്ങനെ ഒക്കെ ചോയ്ക്ക്ണ്ട് എന്നോട് ഈ വിളിച്ച് ചോയ്ക്കു ഏർ എന്താ ചെയ്യാൻ പറ്റുക service ഭയങ്കര മോശണല്ലോന്നൊക്കെ എനിക്കങ്ങനെ മോശായിട്ടും തോന്നിട്ടില്ല പിന്നെ എല്ലാ service നും ചിലപ്പോ full ആയിട്ട് പക്കാ ആവണംന്നെന്നെ ഏർ എനിക്കറീല അങ്ങനെ ആവൊന്ന് പിന്നെ ഇവര് എൻ്റെ വണ്ടിക്കും പ്രശ്നണ്ട് ഞാനത് വാങ്ങിയ time ൽ തന്നെ ണ്ടൊരു ചെറിയൊരു sound എന്തോ ഏർ തിരിക്കുമ്പോഴും അങ്ങനെ ചെറിയെ നല്ല gutter ഉള്ള road കൂടെ ഒക്കെ പോന്നാല് scooter sound അങ്ങനെ വരാ വേവരുന്ന്ണ്ട് അപ്പൊ ഞാനതവിടെ പറഞ്ഞപ്പോ ഓല് പറഞ്ഞു disc break ൻ്റെ ഉള്ളില് ഏർ പൊടി കേറി അങ്ങനെ അത് കൊഴപ്പല്ല അത് കഴുകിയാ ശരിയാവും അത് അല്ലെങ്കിലും പുതിയ വണ്ടിയായതുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെ ഞാൻ പലതവണ ആട പോയി ഏർ service നു പോയപ്പോളും ഈ കാര്യം തന്നെ അവര് ഓർ ഓർമപ്പെടുത്തി പക്ഷെ അവരതന്നെ പറയുന്നേ ഇത് കൊഴപ്പല്ല ഞങ്ങള് നോക്കി ഏർ പിന്നെ ഓ പിന്നെ അവിടെന്ന് ശരിയാക്കി അതെ അവരൊന്ന് അതഴിച്ചൊന്ന്

അത് ഇനി കൂടുതൽ complaint ചെയ്യണ്ട ആവശ്യണ്ടോ എനിക്കറീല അത് അവരുടെ mistake ആയിട്ടെനിക്ക് തോനുന്നു ഇല്ല എന്തോ manufacturing ൻ്റെ പ്രശ്‌നാണ് അപ്പൊ സത്യം പറഞ്ഞ് കഴിഞ്ഞ ഇപ്പൊ രണ്ട് വണ്ടിക്കും issue ഉണ്ട് എൻ്റെ ഒരഭിപ്രായം എൻ്റെ ഒരു വണ്ടിക്കും ഇതേ same issue ഉണ്ടായിരുന്നു ഈ ഏർ disc break ൻ്റെ അവിടെന്നൊരു ഒരു sound കേക്കണതല്ലേ അത് same same എനിക്കും ഉണ്ടായിരുന്നു ഞാനിത് കടയിൽ പോയി ഏർ service center ൽ പോയി ചോയ്ച്ചപ്പോ അവര് പറഞ്ഞത് ഇങ്ങനെ എന്തോ ഒരു ചളി കേറിയതോ പൊടി കേറിയതോ എന്തോ ആണ് കൊറച്ചു കഴിഞ്ഞാ ശരിയാവും പറഞ്ഞു അവര് ശരിയാക്കിട്ടുണ്ടെന്നും എന്നോട് പറഞ്ഞു പക്ഷെ അതങ്ങനെ ശരിയാവാണ്ട് ഇപ്പോഴും ഇപ്പോഴും ചെറിയൊരു sound ഏർ ആയിട്ട് ഞാനിപ്പോഴും ഓടിച്ചോണ്ടിരിക്കയാണ് അത് ഞാൻ അത് അത് അതിനർത്ഥം അവരിതുവരെ service നേരാംവണ്ണം ചെയ്തിട്ടില്ലന്നാണ് കാരണം അവരിങ്ങനെ reviews നു നമ്മളെ വിളിക്കും ഈ ടി വി എസ്ൻ്റെ main ഏർ showroom ന്നൊക്കെ നമ്മളെ main ആയിട്ടുള്ള showroom ന്നു നമ്മളെ review നു വിളിക്കും ഏർ നമ്മള് ഓരോ service ചെയ്യുമ്പോഴും ഏർ reviews നു വിളിക്കും നിങ്ങക്ക് ഏർ review ഏർ എന്താ പറയാ service എങ്ങനേണ്ടാർന്നു correct ആണോ പക്കയാണോ അപ്പൊ ഞാൻ കാര്യം പറയും ആഹ് cleaning എല്ലാം പക്കയാണ് നമുക്കെല്ലാം കൊറേ കാര്യങ്ങൾക് പക്ക് പക്കയാണ് ന്നുള്ള കാര്യങ്ങള് ഞാൻ പക്കയായിട്ട് പറയാറുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലെ ഇങ്ങനെ ഒരു issues ണ്ട് വണ്ടിക്ക് ന്നാലും ഞാനവരോട് പറഞ്ഞട്ട് ണ്ടാരുന്നു പക്ഷെ അവര് ചെയ്തിട്ടില്ല അങ്ങനെ ഞാൻ പറയാറുണ്ട് അവരത്തിനുള്ള പ്രതിവിധി ചെയ്യും ന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാൻ നിന്ന ചോയ്ച്ചത് നിന് service centre എങ്ങനെയാ അവര് ഒരു ഏർ behavior ഉം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ കാരണം നീ ഇത് പറഞ്ഞ പോലെയാണ് ഞാനും എനിക്കെൻ്റെ ഏർ തീരുമാനം അതായത് എൻ്റെ അമ്മയ്ക്ക് access എടുക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കാൻ വേണ്ടീട്ട അതോണ്ടാ ഒന്ന് ചോയിച്ചേ അല്ല അവരുടെ behavior ഒന്നും കൊഴപ്പോന്നും ഇല്ല behavior ഒന്നും കൊഴപ്പല്ല അവര് business സംസാരിക്കുമ്പോ എന്ന് ഞാ വല്യ പ്രശ്ങ്ങളൊന്നും ഞങ്ങള് പറ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നൊക്ക ഉണ്ട പക്ഷെ ഇതെന്തോ അവർക്കെന്തോ അറിയാത്ത പോലെ ഒക്കെ എനിക്ക് feel ചെയ്യുക ഒന്ന് എന്താ അറീല അവരങ്ങനെ service വല്യ മോശാന്നു ഞാൻ പറയില്ല ഏർ പ്രശ്നങ്ങളൊന്നുഇല്ല നല്ല രീതിയില് service ഒക്കെത്തന്നെ പക്ഷെ ഇതെന്താ അറീല്ല ഇങ്ങത്തെ case service ഒന്നും വെള്ള പ്രശ്നഒന്നും ഇല്ല ഒന്നാമത് എൻ്റെ വണ്ടിക്കിങ്ങനെ service മോശാന്ന് ഞാന് കൂടുതലിങ്ങനെ പറയാൻ highlight ചെയ്ത് പറയാൻ കാരണമെന്ന് വെച്ചാല് ഞാന് എൻ്റെ വണ്ടി just ഒന്ന് ഏർ ചെറുതായിട്ടൊന്നു ഇടിച്ചിട്ടുണ്ടാർന്നു ചെറുതായിട്ടിടിക്ക്യ പറഞ്ഞു കൈഞ്ഞാ ഏർ എൻ്റെ ഒരു പോക്കിനനുസരിച്ച് just ഒന്നു തട്ടിയെ ഉള്ളു just ഒരു വണ്ടി അയിന് തട്ടിയപ്പോൾ എൻ്റെ വണ്ടിടെ front ൻ്റെ അടുക്ക് ഏർ front just ഒന്ന് പൊട്ടി ഒരു scrach വീണ്ണ്ടാർന്നു അപ്പൊ അപ്പോ നമ്മളെ വിചാരം ഇപ്പൊ service center മാര് ഏർ പറഞ്ഞു നമുക്ക് claim ചെയ്യലോ claim ചെയ്ത് ഞങ്ങളന്നു claim ചെയ്തിട്ട് ഞാനും എൻ്റെ friend ഉം ഉണ്ട് claim ചെയ്തിട്ട് ഒരു നാല് മാസത്തിനു ശേഷം നാലഞ്ച് മാസത്തിനു ശേഷം നമ്മളെ ടി വി എസ്ൻ്റെ claim വന്നത് product വന്നപ്പോഴും ഈ രണ്ട് കാട്ടാണ്ട് നമ്മള് ഈ claim ചെയ്തു പക്ഷെ വന്നത് ഒരൊറ്റ part ആണ് ശരി പോട്ടെ അത് കഴിഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഞങ്ങക്കിന്ന് വച്ചു തരാൻ പറ്റൂല കാരണം ഈ വേറൊരു part ണ്ട് അത് പൊട്ടിക്കഴിഞ്ഞാ പിന്നെ വെക്കാൻ പറ്റൂല അങ്ങനെ കൊറ issues ഒക്കെ ഉണ്ടായി അങ്ങനെ ഞങ്ങള് കുറച്ച് issues ഒക്കെ ആയിറ്റ് ഈ claiming ഭയങ്കര delay ആക്കി അവസാനം claim ചെയ്ത് കിട്ടി എനിക്ക് അങ്ങനെ കൊറേ അവരടുത്തച്ച് ചൂടാവു ഒക്കെ ചെയ്തിട്ട് claim ചെയ്തുകിട്ടി അപ്പൊ ഈ customers നുള്ളു ഈ customers നൊരു ഒരു ഇത് കൊടുക്കുന്നില്ല എന്താ പറയാ അവരാണ് customers ആണ് നമ്മടെ main ഒരു ഇത്ന്നു ഏർ ഒരു consideration ഉള്ളത് അവര് കൊടുക്കുന്നില്ല ഈ service center കാര് service center നമ്മള് വണ്ടി എടുക്കുമ്പോ അവരങ്ങനെയാണ് വണ്ടി പക്കാ service ആണ് നിങ്ങളെന്തായാലും എടുത്തോളൂ ഒരു പ്രശ്നല്ല ഇപ്പം ഉയർന്നു വരുന്ന വണ്ടികളാണ് ടി വി എസ്ൻ്റെ rr three ten ആണെങ്കിലും അടിപൊളി വേണ്ടിയാണല്ലോ super വണ്ടിയാണ് actually ഇപ്പൊ ടി വി എസ്ഉം മറ്റേ ബി എം ഡബള്യു പോലെ ഏർ ഇതായല്ലോ ഏർ collaboration ചെയ്തിട്ടാണ് പ്പോ പുതിയ വണ്ടികളൊക്കെ ഇറങ്ങുന്നത് അയിന് ശേഷം വന്നതാണ് നമ്മളെ rr three ten ഏർ three ten അപ്പൊ അതൊക്കെ അടിപൊളി hit ആയ വണ്ടികളാണ് ടി വി എസ്ൻ്റെ അതേപോലെതന്നെയാണ് നമ്മുടെ ഈ ബി എം ഡബള്യു gs three ten ഉണ്ട് മറ്റേ ആഹ് gs three ten അടിപൊളി ഏർ off road വണ്ടി ആ വണ്ടിടെ head light ൻ്റെ എ ഒരു model ലാണ് എൻ്റെയും വണ്ടിടെ head light ഒക്കെ

എൻ്റെ ഒരു ഏർ ഏർ എനിക്ക് personally എനി personally നല്ല ഇഷ്ടുള്ള ഒരു company ആണ് ടി വി എസ് ന്നു പറയുന്നത് പക്ഷെ ഈ service ഇങ്ങനെ correct ആയിട്ട് യമഹ പോലെയും പ്പോ നിഞ്ജ പോലെയൊക്കെ ഏർ first ആയിട്ട് ഏർ വന്ന് കയിഞ്ഞാല് നമുക്ക് ടി വി എസ് എത്ര പേര് ഒരുപാട് പേര് ടി വി എസ് വേണ്ടാന്ന് വെക്കാൻ കാരണം ഈ service മാത്രാണ് ഈ service ഒക്കെ correct ആണെങ്കില് sure ആയിട്ടും എല്ലാരും ടി വി എസ് എടുക്കാ അപ്പൊ ഞാൻ അതോണ്ടാ ചോയ്ക്കാൻ കാരണം നിങ്ങടെ service ഇങ്ങനെയാണെങ്കില് ഞാനെങ്ങനെ ഇനി അവിടെന്ന് വണ്ടി എടുക്കും അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോയ്ക്കാൻ കാരണം ഏർ അവിടെത്തെ service എങ്ങനെയുണ്ട്ന്ന് ഇപ്പൊ ഇൻ്റെവസ്ഥ ഇങ്ങനൊക്കെയാണ് അല്ല ഇങ്ങള് service ഞാൻ പറഞ്ഞപോലെ പ്പൊ ഞാൻ പറഞ്ഞല്ലോ അതുപോലെതന്നെയാണ് പിന്നെ ചെലവ് ഇപ്പോ ചെലെ വണ്ടിയില് അതിൻ്റെതായ manufacturing പ്രശ്നങ്ങളുണ്ടാകുമ്പോ അവരിങ്ങനെ വല്ല പ്രശ്നം പറഞ്ഞു തരാറും ഇല്ല പിന്നെ അവര് showroom പോയി തീർക്കലാണ് പതിവ് ന്നു തോന്നു showroom നായിട്ട് ഞാൻ അങ്ങനെ തീരെ contact ഇല്ല കാരണം ഞാൻ അവിടെന്നല്ല വണ്ടി എടുത്തിട്ടുള്ളത് നാട്ടിലുള്ള അടുത്ത നാട്ടിലുള്ളൊരു dealer ഉ ആയിട്ട് മുഖേന അങ്ങനെ എടുത്തതാണ് അപ്പൊ showroom ൻ്റെ അവസ്ഥ എനിക്കറീല service പ്പോ ഞാൻ പറഞ്ഞപോലെതന്നെ അൻ്റെ വണ്ടിക്കും അങ്ങനെതന്നെ ആഹ് അതിനും പ്രശ്‌നാണ് ന്ന എനിക്ക് തോന്നുന്നത് പ്പോ ഇവരെങ്ങനെ ഒന്നും ഏർ കൂടുതലൊന്നും പ്രശ്നം ഉണ്ടാക്കാറില്ല okay okay എൻ്റെ വണ്ടിക്ക് കുറച്ച് പ്രശ്നങ്ങള് കൂടുതലാണ് അതുകൊണ്ടാ ഞാൻ പറയാൻ കാരണം ഏർ പിന്നെ നിൻ്റെ EMI സൊക്കെ എന്താണ് സംഭവം നിലവിൽ EMI ഒക്കെ എങ്ങനെയാ പോകുന്നത് EMI ഞാനത് ഏർ വേറൊര് bank മുഖേന അവര്

okay okay എൻ്റെ വണ്ടിക്കിപ്പോ EMI ഒരു ഏർ ഒരു ten months ഉം കൂടി ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാ എൻ്റെ മാത്രം EMI കഴിഞ്ഞു പ്പോ ഞാനും HDFC Bank വഴിയാണ് ഇത് അതേ അല്ലെ ഞാൻ മണപ്പുറം finance ന്നു പറഞ്ഞൊര് bank ആയിരുന്നു

okay okay നീ first അപ്പൊ എത്ര amount ആ കൊടുത്തത് അൻ്റെ ഒരു ഈ വണ്ടി എടുത്തപ്പോ എത്ര amount ആ first കൊടുത്തത് first ഏകദേശോര് എമ്പത് എമ്പതിനായിരം ഒരു something എന്തോ കൊടുത്തു okay അത്കൊണ്ടാണ് നിനക്കധികം കാശ് ചെലവ് ഇപ്പോളും ഏർ EMI കൊറച്ച് കുറവായിട്ടും പിന്നെ നിനക്ക് ആയി വന്നത് ഞാന് first അമ്പതിനായിരാണ് അടച്ചത് എനിക്കിപ്പോഴും EMI കഴിഞ്ഞിട്ടില്ല ഇനിയൊരു ten months കൂടി ഉണ്ടെങ്കി എൻ്റെ EMI കൂടി കഴിയും അത് ശരി correct ആയിട്ടൊരു perfect service കൂടി കിട്ടിനെങ്കി എൻ്റെ വണ്ടി പക്കാ perfect ആണ്

അതെ അതെ പക്ഷെ ഈ വണ്ടിക്കിങ്ങനെ ഒരു service കിട്ടാത്തോണ്ട് മാത്രം ആണ് ഈ വണ്ടി എനിക്കിപ്പോ ഒരു ചെറിയൊരു negative ആയിരിക്കുന്നത് അല്ലാണ്ട് ആ വണ്ടിക്കൊരു പ്രശ്നോ ഇല്ല super ഏർ അടിപൊളി വണ്ടിയാണ് ഒരു പ്രശ്നോ ഒരു തരത്തിലില്ല ഒരു പ്രശ്നോ ആ വണ്ടിക്ക് പറയാൻ ഇല്ല എന്താ എന്താ എന്താ അതിനു എന്താണൊരു പ്രശ്നം പറയ്ആ ഇപ്പൊ വണ്ടിക്ക് അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല ആരും പറയനേം കേട്ടിട്ടില്ല ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത് ഈ service ഉം പിന്നെ ഈ മഴക്കാലത്ത് ന്നൊരു ഒരു ഒരു വഴുക്കണ ഒരു ഇതുണ്ടായി സംഭവണ്ടായി അതിനാണിപ്പോ അവര് ആഹ് ഏർ ഇപ്പോ ടി വി എസ്ൻ്റെ apache ൻ്റെ വണ്ടീലൊക്കെ modes കൊണ്ടന്നത് അതായത് നമുക്കാവശ്യമുള്ള modes ഇട്ടു കഴിഞ്ഞാ ഇപ്പൊ പ്രശ്നഒന്നും ഇല്ല അതെ അല്ലെ ആ ഇപ്പൊ എനിക്ക് ഇപ്പോ കുറച്ച് തിരക്ക്ണ്ട് ഞാനിപ്പോ കൊറേ കാര്യങ്ങളെന്നോട് ചോയ്ച്ചു അപ്പൊ എനിക്ക് കുറച്ചൊരു മനസിലായി അൻ്റെ വണ്ടീനെക്കുറിച്ച് അപ്പൊ ഞാൻ പിന്നെ വിളിക്കാ okay okay okay okay bye bye